ഹലോ ഹലോ ആഹ് ഹലോ ആഹ് ഏഹ് ഹലോ നമസ്ക്കാരം

ഏഹ് വിശേഷമായിട്ട് കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല. ഇവിടെ ഞാൻ അപ്പൊ നിങ്ങളെ അപ്പൊ നിങ്ങളെ വിളിച്ചത് നിങ്ങളെ ഏഹ് ഈ ഒരു സമയത്ത് വിളിച്ചത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒരു കുറച്ച് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ചും കൂടി അറിഞ്ഞിരിക്കേണ്ട ആഹ് ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളും ആയിട്ട് ഏഹ് സ്വല്പം എന്താണ് സംസാരിക്കാൻ വേണ്ടിയാണ്. കുറച്ച് സമയം സംസാരിച്ചിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ വിഷയം വിഷയം എന്നുള്ളത്

ഏഹ് സാങ്കേന്തിക വിദ്യ അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങള് എന്തൊക്കെയാണ് അതിനെ കുറിച്ച് മനസിലാക്കിയിട്ടുള്ളത്? എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്?

സാങ്കേന്തിക വിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് കാലങ്ങളായി ഏഹ് മനുഷ്യൻ ആഹ് മനുഷ്യൻ ആഹ് ഒരു സാങ്കേന്തിക വിദ്യയുടെ പിന്നിലാണ്. ഏഹ് സാങ്കേന്തിക വിദ്യ എങ്ങനെ എന്താണ് ഏഹ് ഉയർത്തി എടുക്കാം അതിനെ എങ്ങനെ മെച്ച പെടുത്തിത്തിയ രീതിയിൽ ഇങ്ങനെ കൊണ്ട് വരാം എന്നുള്ള ഒരു ഭയങ്കരമായ കണ്ട് പിടുത്തങ്ങളുടെയും അത് പോലെ തന്നെ എന്താണ്? ഹ്മ് അതില് ഏഹ് മനുഷ്യന്മാർ ഇങ്ങനെ എന്താണ്? തടഞ്ഞു കൊണ്ടിരിക്കുകയാണ് എത്രയാണ് സാങ്കേന്തിക വിദ്യയെ നല്ല മെച്ചപ്പെട്ട

പക്ഷേ ഞാൻ പക്ഷേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് ഇതൊരു പ്രശക്തനായ ഒരു വ്യക്തി പറഞ്ഞ പോലെ എന്താണ് ശെരിക്കും ഈ സാങ്കേന്തിക വിദ്യകള് ഏഹ് ഏറ്റവും അടി പൊളിയായിട്ടുള്ള ഭയങ്കര ആളുകളുടെ ഇടയിൽ സ്വീകാര്യമായ നമ്മുടെ ജോലിയെ എളുപ്പമാക്കി തീർക്കുന്ന സാങ്കേന്തിക വിദ്യകൾ എന്നുള്ളത് അത് കണ്ട് പിടിച്ചത് കൂടുതലും എന്താണ്? ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നവരല്ല എന്ത്? ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ മടിയുള്ള ആളുകൾ ആഹ് ജോലി എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം ഒരു ഉദാഹരണം പറയാണെങ്കില് ഇപ്പൊ വീട്ടില് എന്താണ് ഏഹ് ഏഹ് ആഹ് സാധാരണ ചൂൽ ഉപയോഗിച്ച് അടിക്കാൻ ഏഹ് അടിച്ചു വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായി തോന്നി. അപ്പൊ അവരെന്തു സ്ഥിതീകരിച്ചു ആഹ് ഒരു സമയത്ത് അവരെന്ത് ആഹ് സമയത്ത് അവര് ആഹ് അതിന് പകരമായിട്ട് എന്താണ് ഏഹ് ഒരു സാങ്കേന്തിക വിദ്യ അതിലൂടെ എന്താണ് ഇപ്പൊത്തില്

ഓഹ് വീട് മൊത്തം വൃത്തിയാക്കാൻ പറ്റുന്ന നമ്മളിപ്പോൾ കാണുന്ന അങ്ങനെയുള്ള മടിയൻമാർ ഹ്മ് ഏഹ് സാങ്കേന്തിക വിദ്യയുടെ കാര്യത്തിൽ ഏഹ് ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കണ്ട് പിടുത്തം ഹ്മ് അത് ഒരു വളരെ കഷ്ടപ്പെട്ടാണ് ഇണ്ടാക്കിയത്. ആഹ്

അത് ശരിയാണ് ഈ പല ഘട്ടങ്ങളിലൂടെ കടന്ന് കടന്ന് ഏകദേശം നമ്മള് സ്കൂളുകളിൽ നിന്ന് പഠിച്ചത് ആറോ അല്ലെങ്കിൽ അതിലധികമോ ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മളിന്ന് കാണുന്ന പോലെ അത്ര ഇത്രയും ചെറിയ സൈസിൽ കമ്പ്യൂട്ടർ എന്തായത്? ചുരുങ്ങിയത് ഏഹ് ഇപ്പൊ സാങ്കേന്തിക വിദ്യയുടെ ഏഹ് വളർച്ച കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ വളരെ ഉപകാരമാണ് സാങ്കേന്തിക വിദ്യ കൊണ്ട് ഉണ്ടാവുന്നത്

സ്വഭാവികമായിട്ടും എന്തൊരു കാര്യം വന്നാലും അതില് ഉപകാരവും അതെ പോലെ ഉപദ്രവവും ഉണ്ടാവും. അതിനെ നമ്മള് ഉപയോഗിക്കുന്ന ആളുകൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അത് അനുസരിച്ചായിരിക്കും അതിന്റെ എന്താ ഉപകാരം വരാൻ പറ്റോള്ളൂ. എങ്ങനെയാണ് എന്ന് വെച്ചാല് ഇപ്പൊ ഹ്മ് മുമ്പുണ്ടായിരുന്ന ആളുകൾ എന്തെങ്കിലും മരം ഒക്കെ മുറിച്ചിരുന്നത് എങ്ങനെയാ ആഹ് മുറിച്ച് എല്ലാം ഈ എല്ലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കല്ലോ ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി അതിനെ കുത്തി കുത്തി കുത്തി അങ്ങനെ മുറിച്ചേര്ന്നേ പക്ഷെ പിന്നീട് എന്ത് ഏഹ് കത്തി അത് പോലെയുള്ള സാധനം ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കത്തി എന്നുള്ളത് അന്നവർക്ക് എന്താണ് ഒരു ഏഹ് ഒന്നും കൂടി എന്തായിട്ടുള്ള ഉഷാറായിട്ടുള്ള ഒരു സാങ്കേന്തിക വിദ്യയാണ്. ഏഹ് അപ്പൊ ഇത്തരത്തിൽ എന്തായാലും .

അല്ലെങ്കിൽ ഏഹ് സാങ്കേന്തിക വിദ്യയുടെ വളർച്ച കൊണ്ട് കൊണ്ടാണ് റോബോർട്ട് ഒക്കെ ഉണ്ടാക്കാ അല്ലേ? റോബോർട്ടിന്റെ ഒക്കെ വരവോട് കൂടി പണി എളുപ്പമായി ഏഹ് അത് അങ്ങനെ ലാഭമായി അങ്ങനെ കുറേ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.

ഇപ്പൊ നമ്മള് കാണുന്നത്ഹ്മ്

ഹ്മ്. നമ്മള് ഈ ഇടേയ് കാണേണ്ട നമ്മള് ഈ ഇടെയ് കാണേണ്ട എന്താന്ന് വെച്ചാൽ എന്താണ് ഏഹ് ദുബായ്ലോ അല്ലെങ്കിൽ അത് പോലെ ഏതോ ഒരു വിദേശ രാജ്യത്ത് എന്താണ്? ആഹ് ഒരു യന്ത്രത്തിനോ ഒരു റോബോർട്ടിനോ സോഫിയ എന്ന പേരുള്ള ഒരു റോബോർട്ടിനെ എന്താണ്? അവിടുത്തെ ഏഹ് അവിടുത്തെ പൗരത്വം ഏഹ് അനുവദിച്ചു കൊടുക്കാ കൊടുക്കാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ്‌ വരെ നമ്മള് കാണുകയുണ്ടായി. ഓക്കേയ് അപ്പൊ നിങ്ങളുടെ സമയത്തിൽ നിന്ന് ഇത്ര അധികം സമയം ഏഹ്

ഈ ഒരു വിഷയത്തില് സംസാരിക്കാൻ വേണ്ടി ചിലവഴിച്ചു